ഇന്നലെ കിടക്കാൻ വൈകി എന്ന് തോന്നുന്നു കളി കണ്ടിട്ടായിരിക്കും അല്ലെ ആഹ് ഇന്നലെ പോർട്ടുഗലിന്റെയും ബ്രസീലിന്റെയും കളി കഴിഞ്ഞതാണല്ലോ അല്ലെ അതെ അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ വൈകിയത് . അഹ് ഒരു ഹാങ്ങ് ഓവറിൽ ആയിരുന്നു ബ്രസീലിന്റെ കളി എന്താകളിയെന്ന് അറിയോ അപാര കളിതന്നെ യുവതാരങ്ങളെകൊണ്ട് ആറാട്ടാണ് ബ്രസീലോക്കെ

യുവതാരങ്ങളും എന്താ പറയാ വലിയൊരു താരനിരതന്നെയാണ് ബ്രസീലിനുള്ളത്

അതെ പോലെ ഒരു പ്രവചനീയം ആയിരുന്നു നമ്മളെ അർജന്റീന ആയിരുന്നു സൗദി പക്ഷെ അതൊക്കെ പ്രവചങ്ങളൊക്കെ തിരുത്തി എന്ത് സൗദി മുന്നേറിയിട്ടുണ്ട് . പിന്നെ അതേപോലെതന്നെ പിന്നെ നമുക്ക് പറ്റുന്നത് എന്താണെന്നു വച്ചാൽ ഓരോ കളി കഴിയുമ്പോഴും അടുത്തൊരു കളിക്കുള്ള അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അറബികളൊക്കെ വന്നിട്ടുള്ള നാടാണല്ലോ .. മൂപ്പർക്ക് വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് ഈയൊരു ഇയാളെ സൗദി ജയിക്കാൻ അതായത് സൗദിയുടെ വിജയം എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അവർക്ക് ആഘോഷിക്കണം കാരണം അർജന്റീന പോലത്തെ അല്ലെങ്കിൽ അർജന്റീന അത്രയും വേൾഡ് കപ്പ് വരെ കൊണ്ടുപോയ ഒരു ടീമിനെ രണ്ടേ ഒന്നിനൊക്കെ ജയിക്കുക അവര് തന്നെ പ്രശംസനീയം അവര് ആ ഒരു ആഘോഷം

ലക്ഷ്വറി കാറുകൾ ഓഫർ ചെയ്തിട്ടും മറ്റു പ്രൈവറ്റ് സെക്ടറുകളിലും അതുപോലെതന്നെ ഗവണ്മെന്റ് സെക്ടറിലെ എല്ലാ ജോബ് എംപ്ലോയീസിനും കൃത്യമായി ലീവ് അനുവദിച്ചാണ് അവർ ആഘോഷിച്ചത് അപ്പൊ ഇതുകൊണ്ട് തന്നെ സൗദി ഒരു അഭിമാനത്തിനു വേണ്ടിയാണ് അത്രയും ആഘോഷമൊക്കെ ഒരുപക്ഷെ അവർ നമ്മളെക്കാളും നമ്മളെ ഫ്രണ്ടിന്റെ ഉപ്പ ഒരു അമ്പത്തിഅഞ്ചു വയസ്സുണ്ടാവും അയാളൊക്കെ കൊടിപിടിച്ചു ഡാൻസ് ഒക്കെ ഇങ്ങനെ ഒന്നൊന്നര നൃത്തം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഇതൊക്കെ സൗദിക്ക് തീർത്തും ആനന്ദകരം തന്നെ തന്നെ അതെയതെ ഇത്തരത്തിലുള്ള വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സൗദി സൗദി അറേബിയക്ക് പറയപ്പെടാവുന്ന കപ്പുകളും വലിയ വലിയ നേട്ടങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വിജയത്തിലൂടെത്തന്നെ അവർ അത്രയും വലിയ ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ ലോക കപ്പിലെ വലിയ വലിയ മുന്നേറ്റങ്ങൾക്ക് ഇനിയും ഇതിനപ്പുറം വേറെ എന്തൊക്കെയോ വരാനുണ്ടെന്നു ഉള്ള പ്രതീക്ഷയിലാണ് ലോകം

നേരെമറിച്ചു അർജന്റീനയുടെ കാര്യം എടുത്തുനോക്കുകയാണെങ്കിൽ ഇതിഹാസ താരമായിട്ടുള്ള ഡീഗോ മറഡോണ ഒരുപാട് ഇതിഹാസങ്ങൾ കടന്നുപോയിട്ടുള്ള ടീമാണ് അർജന്റീന എങ്കിലും വലിയ വലിയ കപ്പുകളൊന്നും നേടിയിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം രണ്ടായിരത്തി ഇരുപതിലെ കോപ്പ അമേരിക്ക ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിനു മുൻപ് വെറും രണ്ടു വേൾഡ് കപ്പ് മാത്രമാണ് അർജനീനക്ക് ഉള്ളത് . അതും ഇതിഹാസ താരമായ ലയണൽ മെസ്സിയുടെ കാലഘട്ടത്തിൽ റണ്ണർ അപ്പ് മാത്രമാണ് വേൾഡ് കപ്പിൽ അർജന്റീനക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് ഡീഗോ മറഡോണയുടെ കാലഘട്ടത്തിലാണ് വേൾഡ് കപ്പ് ലഭിച്ചിട്ടുള്ളത് . അത് വിമർശനങ്ങൾക്ക് അതീതമായ രീതിയിലാണ് വേൾഡ് കപ്പ് ലഭിച്ചട്ടുള്ളത് ദൈവത്തിന്റെ കൈ ദൈവത്തിന്റെ കൈ എന്ന് പറയപ്പെടുന്ന ആ രീതിയിൽ അറിയപ്പെട്ട ഗോളും ഒരു ഗോളും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ടീമാണ് അർജന്റീന എന്ന് പറയുന്നത് . എന്നാൽ ബ്രസീലിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അഞ്ചു അല്ലെങ്കിൽ ആറു വര്ഷം കൊണ്ട്തന്നെ ഇരുപത് മേജർ കപ്പുകളാണ് ബ്രസീലിനു ലഭിച്ചിട്ടുള്ളത്. ആറു വേൾഡ് കപ്പുകൾ എന്നത് വലിയ വലിയ നേട്ടം തന്നെയാണ് . പറയാൻ വാക്കുകളില്ലാ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് ഇരുപത് വര്ഷം, നാലു വര്ഷം കൊണ്ട് വലിയ വലിയ ഏകദേശം അഞ്ചു ആറു മേജർ കപ്പുകൾ ലഭിക്കുക എന്നുള്ളത് . അപ്പോൾ ഫാൻ നോക്കുകയാണെങ്കിൽ എന്നും ബ്രസീൽ തന്നെയാണ് മുന്നിൽ എങ്കിലും മുപ്പത്തിയാറു കളികളിലൂടെ അൺ ബീറ്റൻ ആയിട്ട് തോൽവി അറിയാതെ ആയിരുന്നു അർജന്റീന ടീം ലോകകപ്പ് കളിക്കാൻവേണ്ടി ഖത്തറിൽ വിമാനം ഇറങ്ങിയത് . എന്നാൽ എല്ലാം അട്ടിമറിച്ചു കൊണ്ടായിരുന്നു സൗദി അറേബിയയുടെ വിജയം ഒരുപാട് ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും ഇടയായിട്ടുണ്ട് അർജന്റീന . എന്നാൽ നേരെമറിച്ചു ക്യാപ്റ്റൻ ആയിട്ടുള്ള ലയണൽ മെസ്സി കളിക്ക് ശേഷം വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ടീമിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് പൂർണ വിശ്വാസം ഈ ടീമിൽ അർപ്പിക്കാം . ശേഷം വലിയൊരു വിജയത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ് എന്നാണ് വാർത്താസമ്മേളനത്തിൽ ലയണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത് . എന്നാൽ ഇനിയും ഒരുപാട് കളികൾ ബാക്കി നിൽക്കെ തന്നെ അവരുടെ ഗ്രൂപുകളിൽ വലിയ വലിയ വലിയ പ്രതീക്ഷകൾ സമ്മാനിച്ചുകൊണ്ട് ടീം ക്യാപ്റ്റൻ വാർത്താസമ്മേളനത്തിൽ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് . ശരിക്കും പറഞ്ഞാൽ ലോക കപ്പ് നടന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടില് വലിയ രീതിയിലുള്ള കട്ട് ഔട്ട് വെക്കുക

ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും വലിയ വലിയ കട്ടൗട്ടുകൾ വച്ച് ഏകദേശം മുപ്പത് അമ്പത് അടികൾ വലിപ്പമുള്ള കട്ടൗട്ടുകൾ വച്ച് വലിയ രീതിയിൽ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു നാടായിരുന്നു അത് . പ്രശസ്തിയുടെ ഈ പ്രശസ്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ ഫിഫവരെ